എൻ്റെയൊക്കെ മുത്തച്ഛന്റേം അമ്മെ അമ്മൂമ്മേടെ ഒക്കെ വീട്ടിൽ ഞാൻ പറഞ്ഞെ കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ ധാരാളം കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു പണ്ടത്തെ ഒക്കെ വീടുകൾ അങ്ങിനെ ആയിരുന്നു അടുത്തടുത്തായിരിക്കില്ല അപ്പൊ ഒരു വീട് കഴിഞ്ഞ് ഒരുപാട് പറമ്പും സ്ഥലങ്ങളും ഉണ്ടാവും എന്നിട്ടായിരിക്കും അടുത്ത വീടുകൾ സ്റ്റാർട്ട് ചെയുന്നെ അപ്പൊ എങ്ങിനാന്ന് വെച്ചിട്ടുണ്ടെങ്കി ആ പറമ്പുകളിൽ നറയെ കൃഷി കൃഷി ചെയ്യുന്നുണ്ട് അവർ അപ്പോ ആ വീടുകളിലേക്ക് എടുക്കാനും പിന്നെ വാണിജ്യപരമായിട്ടും നമുക്കറിയാം പണ്ടൊക്കെ കൂട്ടുകുടുംബം സമ്പ്രദായം ആയിരുന്നല്ലോ അപ്പൊ ഒരുപാട് വീട് ഒരുപാട് ആൾകാർ ഉണ്ടാവും ഒരു വീട്ടിൽ നിക്കാൻ അപ്പൊ അവർക്ക് വേണ്ട സാനങ്ങളൊക്കെ അവരുടെ സ്വന്തം മണ്ണിൽ നിന്ന് തന്നെ കൃഷി ചെയ്യും അതിന് കൂടാത്തത് അവർ പൊറത്ത് കൊടുക്കുകയും ചെയ്യും ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ അങ്ങിനെ അഹ് സ്ഥലങ്ങളൊന്നും ഇല്ല ലൈക് എല്ലാ വീടുകളും അടുത്തടുത്താണ് അപ്പൊ അങ്ങിനെ വരുമ്പൊന്ന് വെച്ച നമുക്ക് ഈ കൃഷി ചെയ്യാനുള്ള സ്ഥലങ്ങളൊന്നും അധികം ഇല്ല അപ്പൊ അങ്ങിനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് നമ്മളീ പച്ചക്കറികളും പഴവർഗങ്ങളും എല്ലാം പൊർത്തുന്ന് വേടിക്കുന്നത് പണ്ടത്തെ ഒരു കാലത്ത് അങ്ങനെയായിരുന്നില്ല അതുപോലെതന്നെ ആഹ് ആ ഒരു സമയത്ത് കൃഷിനൊക്കെ പറയുന്നത് എല്ലാവരുടെയും ജീവിത മാർഗം ആയിരുന്നു അഹമ് എല്ലാവരും ആഹ്മ് ലൈക് ജീവിതമാർഗം ആയിട്ട് ചെയ്തിരുന്ന ഒരു കാര്യം ആയിരുന്നു കൃഷിന്ന് പറയുന്നത് ആഹ് അതുപോലെതന്നെ നമുക്കറിയാം പണ്ടത്തെ മനുഷ്യന്മാരാണെങ്കിലും പ്രകൃതിയോടും ഏഹ്മ് ഭയങ്കരയിട്ട് ഇണങ്ങി ഉള്ള ജീവിതം ആയിരുന്നു മണ്ണിലും അങ്ങിനെ ആയിരുന്നു അവരുടെ ഒരു ജീവിത ചര്യത എന്നാ ഇപ്പൊഴത്തേൽ ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഉപഭോക്താക്കളായിട്ട് മാറാണ് ഇപ്പൊ ഇത് നമുക്ക് ദൈന്യന്ദിത ജീവിതത്തിൽ വേണ്ട പച്ചക്കറികൾ ആണെങ്കിലും പഴവർഗങ്ങൾ ആണെങ്കിലും എല്ലാം നമ്മൾ അന്യ സംസ്ഥാനത്ത് നിന്ന് കൊണ്ട് വരുന്നതാണ് യൂസ് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത് അപ്പൊ അങ്ങിനെ വരുമ്പോ എന്താ പറ്റുന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കി നമ്മൾ

കൊറച്ച് സ്ഥലം ഉണ്ടാവൊള്ളൂ അവരുടെ കടകൾക്കിടയിലൊക്കെ ആ സ്ഥലത്ത് പോലും അവര് ഗോതമ്പ് അങ്ങിനെ ഉള്ള അഹ് സംഭവങ്ങളൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ അത് വെച്ചിട്ട് നോക്കുവാണെങ്കി ഭയങ്കര കുറവാണ് ഇവിടിപ്പോ നമ്മൾ ചുറ്റും നോക്കുവാണെങ്കി തന്നെ വല്യ വല്യ കെട്ടിടങ്ങളാണ് കൂടുതലും കാണുന്നെ മൈദാനങ്ങളോ അല്ലെങ്കി പാടങ്ങളോ ഒന്നും കാണുന്നില്ല അതിൻ്റെ ഒക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മളൊരു ഉപഭോക്ത സംസ്കാരത്തിലേക് കൂടുതലായിട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ആഹ് ഇപ്പൊ ഞാൻ നിക്കുന്ന സ്ഥലാണെങ്കില് ശെരിക്കും ഒരു നഗരത്തിൻ്റെ ഒക്കെ നടുക്കാണ് അപ്പൊ എനിക്ക് അങ്ങിനെ ഉള്ള സ്ഥലങ്ങൾ കാണാൻ സാധിക്കുന്ന ഒന്നില്ലെങ്കി പറവൂർ ആ ഒരു ഏഹ് ദി ദിക്കിലേക്ക് പോകുമ്പോ അല്ലെങ്കി ഈ ആലപ്പുഴ ആ ഒരു ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ പച്ചപ്പുകളും പാടങ്ങളും ഒക്കെ കാണാൻ സാധിക്കുന്നെ അപ്പൊ എഹ് സാം എങ്ങിനെ ആണ് ഇതിനെ കാണുന്നെ നിങ്ങടെ അവിടെയൊക്കെ ഇങ്ങനെയാണോ പാടങ്ങളും അങ്ങിനെ ഉള്ള ഒക്കെ സ്ഥലങ്ങളൊക്കെ ഉള്ള സ്ഥലാണോ അതെ ഞാൻ ആലപ്പുഴയാണ് അപ്പോ ഞങ്ങടെ ഇവിടെ

ഏതു സമയത്തും പ്രകൃതിക്ഷോഭങ്ങളായാലും

പലപ്പോഴും ആളുകള് ആളുകളിപ്പോ കൃഷിയിലേക്ക് തിരിയുന്നില്ല

പണ്ട് ഒരുപാട് ആളുകള് കൃഷിയെ

കൃഷിയെ അടിസ്ഥാനമാക്കിയും

അവർക്ക് രാവിലെ ആഹ് വരുമ്പോൾ തന്നെ

പക്ഷേ ഇപ്പോ ആളുകള് വളരെ കുറവാണ് പണിയെടുക്കാൻ

ആഹ് സ്വാധീനിക്കേണ്ടി വരുന്നു കൃഷിയിടങ്ങളിലേക്ക്

അതുപോലെയുള്ള യന്ത്രങ്ങളെയാണ് ഇപ്പോ കൂടുതലായിട്ട്

ആഹ് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു

അങ്ങനൊരു വ്യവസായി ഇതിലേക്കാണ് ഇപ്പോഴത്തെ

അഹ് കൃഷിയിടങ്ങൾ നെകത്തുന്നതിൽ ഇപ്പോ നിയമം

കായലുകൾ പോലും സ്വകാര്യവൽക്കരിക്കുകയും ചെയ്യുന്ന ഒരു സമയമായിന്ന് ഈയിടയ്ക്ക് ആലപ്പുഴയിലുണ്ടായ പല പ്രശ്നങ്ങളും നമുക്ക്

ഒരു ആലപ്പുഴ ആലപ്പുഴയെ നിർത്തുന്നത് ഈ

ആലപ്പുഴയുടെ പ്രധാന സൗന്ദര്യം നിലനിൽക്കുന്നത് കൃഷിയിടങ്ങളിലാണ്. ഇന്നത് കുറഞ്ഞ പോയതിൽ വളരെ വിഷമകരമാണ്.

കുറച്ചൊക്കെ കൃഷിയിലേക്കിറങ്ങുന്നുണ്ടെങ്കിലും

എനിക്ക് ഈ പറഞ്ഞതിനോട് ഞാൻ പൂർണമായും യോജിക്കുന്നു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാ നേരത്തെ പറഞ്ഞപോലെന്നെ നമ്മൾ കൃഷിയിൽ നിന്നും അല്ലെങ്കി പ്രകൃതിനൊക്കെ ഭയങ്കര അന്യം നിന്ന് നിക്കുവാന് ഇപ്പൊ ഇപ്പോഴത്തെ തലമുറ എടുത്ത് നോക്കെ ഞാൻ ഉൾപ്പടെ ഉള്ള തലമുറ ആണെങ്കി പോലും ഈഹ് നമുക്ക് ഇഹ് അടിസ്ഥാന പരമായിട്ട് ഇപ്പൊ ഓരോ ചെടികൾ നടുന്നത് പോലും എങ്ങിനാന്ന് വെച്ചാൽ അറിയാൻ പാടില്ല നമ്മളത് ആരോടെങ്കിലും ചോയ്ച്ചും പറഞ്ഞും ചെയ്യേണ്ടി വരും അതേ സമയം നമ്മുടെ മുൻ തലമുറക്കാർ എന്ന് പറഞ്ഞാ അവര് ജനിച്ച് ആ ഒരു വളർന്ന സാഹചര്യത്തിൽ അവരുടെ ഒപ്പം തന്നെ അവർ നേടിയെടുത്ത കൊറേ അറിവുകളുണ്ട് പ്രകൃതിയുമായിട്ട് ചേർന്നിട്ടുള്ള അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കൃഷിയുമായി ബന്ധപ്പെട്ട് ഉള്ളത് ഇപ്പൊ ഒരു നമ്മൾ തെങ്ങിന് തടവെടുക്കുന്നതാണെങ്കിലും അല്ലെങ്കി ഒരു വാഴ നടാൻ ആണെങ്കിലും അല്ലെങ്കി ഏതൊരു ആഹ് നടുന്ന ചെടികളൊക്കെണെങ്കി ഓരോന്നിന്ന് ഓരോ രീതി ആണല്ലോ ചെലതിന് വിത്ത് ആയിരിക്കും പാകുന്നത് ചെലതിനകത്ത് തണ്ട് ആയിരിക്കും നടുന്നെ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളോട് ചോദിച്ചാൽ അറിയില്ല ഞാൻ ഉൾപ്പെടുന്ന ഒരു തലമുറയുടെ കാര്യം ആണ് ഞാൻ പറയുന്നത് അപ്പൊ അത്രമാത്രം നമ്മൾ അഹ് കൃഷിയിൽ നിന്നും അല്ലെങ്കി പ്രകൃതിയിൽ നിന്നും അകന്ന് നിക്കാണ് അപ്പൊ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മളിനി അനുഭവിക്കാൻ പോകുന്നത് ഈ ഭക്ഷ്യ സാനങ്ങൾകൊക്കെ ആഹ് ലൈക് അതൊക്കെ കിട്ടാണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ് കാരണം നമ്മൾ അത്ര മാത്രം പൊറത്തൂന്നുള്ള സംസ്ഥാനങ്ങളെ മറ്റും അഹ് ആശ്രയിച്ചാണ് നിക്കുന്നെ അപ്പൊ ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്ന് ആ ഒരു വരവിന് എന്തെങ്കിലും തടസ്സം സംഭവിക്കുമ്പോഴാണ് നമ്മൾ എത്ര മാത്രം ഏഹ് എന്താ പറയെ ഇതീനൊക്കെ മാറി നിന്നതിൻ്റെ ദൂഷ്യ ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരെ അതുപോലതന്നെ നേരത്തെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് കൃഷിയിലേക്ക് കൂടുതൽ ആൾക്കാർ എന്തുകൊണ്ട് ഇറങ്ങുന്നില്ല അല്ലെങ്കി പഴയ കാലത്തെ അപേക്ഷിച്ച് കൂടുതൽ ആൾക്കാരും അതിന്ന് വിട്ട് നിക്കുന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാ തീർച്ചയായും അത് ഒരു സ്ഥിരമായിട്ട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഒരു ജീവിതമാർഗം അല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ആണ് അഹ് നമുക്കറിയും ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം ആയാലും അല്ലെങ്കി ധാരാളം പ്രകൃതിക്ഷോഭങ്ങൾ ഇപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്നുണ്ട് അപ്പൊ അങ്ങിനെ ഉള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ബാധിക്കപെടുന്നത് എപ്പോഴും കർഷകരായിരിക്കും അഹ് കർഷകർ സഹായിക്കാനായിട്ട് ആഹ് ധാരാളം സർക്കാർ തല പദ്ധതികളും മറ്റും കാര്യങ്ങളും ഉണ്ടെങ്കി പോലും അത് എത്ര മാത്രം അവരിലേക്ക് എത്തുന്നുണ്ട് അല്ലെങ്കി കൃത്യ സമയത്ത് അവർക്ക് ആ സഹായം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ എപ്പോളും പരിശോധിക്കേണ്ടതാണ് ഇഹ് ധാരാളം കർഷക ഏഹ് ആത്മഹത്യകളൊക്കെ വായിക്കാറുണ്ട് ഈ ഒരു സമയത്ത് ഒക്കെ കാരണം അവർക്ക് കാര്യമായിട്ടുള്ള സമ്പാദ്യം ഒന്നും ഉണ്ടാവില്ല അവരുടെ മൊത്തം സമ്പാദ്യം എല്ലാം എടുത്തുകൊണ്ടായിരിക്കും അവർ ഒരു

ഞാൻ സ്കൂളുകളിന്ന് തന്നെ അല്ലെങ്കിൽ അഹ് വിദ്യാലയങ്ങളിന്ന് തന്നെ കുട്ടികൾക്ക് ഇതിനെ പറ്റീട്ടുള്ളൊരു അഹ് അടിസ്ഥാനപരമായിട്ടുള്ള അറിവ് നൽകണംന്നാണ് ഞാൻ പറയാ കാരണം നമുക്കിപ്പൊ നമ്മൾ ബാക്കി ഏത് വിഷയങ്ങള് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു സംഭവമാണ് കൃഷിയും അല്ലെങ്കി പ്രകൃതിയോട് എണങ്ങി നിൽക്കുന്ന ഇത്തരം കാര്യങ്ങൾ പാടിക്കാന്ന് ഉള്ള നമ്മളൊക്കെ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ചെറിയ ഇത് നമ്മൾക്ക് ഏഹ്മ് കൊറേ കുറച്ചൊക്കെ നമുക്ക് അറിയാം പക്ഷെ എന്നാകൂടി നമ്മൾ വളർന്നു വരുന്നതിനൊപ്പം നമ്മൾ കൂടുതലും അഹ് പാഠ്യ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ മാത്രം നമ്മൾ കൂടുതൽ ശ്രദ്ധ ചെലത്തുമ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങള് നമുക്ക് നഷ്ടപ്പെട്ട് പോകുന്നുണ്ട് ഇനി ആഹ്മ് പറയാൻ അഹ്

പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട് അച്ഛനും അത്തരത്തിൽ തന്നെ ആഹ് വിദ്യ വിദ്യാർത്ഥികളെ കൂടുതലായും

രീതി ഇന്ന് നിലനിൽക്കേണ്ടാവശ്യകതയുണ്ട്.

അതില് ഏത് ഭാഗമാ മുളക്കാൻ ഉപയോഗിക്കുന്നത് ഏതു ഭാഗമാണ്

കൃഷിയും ഒരു വിഷയമാക്കി മാറ്റി അവരെ പഠിപ്പിക്കണം അതിനിപ്പം അവരെ

പക്ഷേ എന്നാ അതുപോലെതന്നെ കൃഷി എങ്ങനെ നടത്തണം

ലാഭം കൊയ്യാൻ വേണ്ടി പല രാസവസ്തുക്കളും

രാസ ജൈവ ജൈവവളങ്ങൾക്കു പകരം രാസവളങ്ങളും

ആ വെള്ളത്തിൽ കുളിക്കുന്നവരുണ്ടാകും അലക്കുന്ന അലക്കുന്നവർ ഉണ്ടാകാം വസ്ത്രം അലക്കുന്നവരുണ്ടാകാം അപ്പോ അങ്ങനെയുള്ളവർക്ക് ആ രാസ വസ്തുക്കൾ അവരുടെ ശരീരത്തിൽ വരികയും

അഹ് കുട്ടനാട്ടിൽ എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളതിന് പ്രധാന കാരണമിതാണ്. കുട്ടനാട്ടിലെ ഒരു കണക്കനുസരിച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അർബുദരോഗമുള്ളവര് അഹ് ജില്ലയിൽ ഒരു സ്ഥലമാ അത്ഭുത രോഗമുള്ള സ്ഥലമാണ്

ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്നു പറഞ്ഞ സ്ഥലത്ത് എറ്റവും കൂടുതൽ അർബുദരോഗമു ള്ളവരാണ്.

വളരെ വാർത്ത പ്രാധാന്യമുള്ള വിഷയമായിരുന്നു എന്നാൽ ഇന്ന് ആരും അതിനെകുറിച്ച് സംസാരിക്കുന്നില്ല. ഈ രാസവളങ്ങളുടെ പ്രയോഗം തന്നെയാണ്

ഈ പ്രധാ ഈ ഉപയോഗിക്കുന്ന രാസവളങ്ങൾ തിരിച്ച് തോട്ടിലേക്ക് പോകുന്നതും അത് അഹ് ചില ഇന്നത്തെ കാലത്ത് തോട്ടിലെ വെള്ളം ആരും കുടിക്കാൻ ഉപയോഗിക്കുന്നില്ല.

പല രോഗങ്ങളും ഉണ്ടാകാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.

ഈ കൃഷിയെങ്ങനെ നടത്താം അതിൻറെ

ദയനീയമായ അവസ്ഥയിൽ പോകുമ്പോൾ ഇന്ത്യയുടെ നട്ടെല്ല് തന്നെയാണ് തകരുന്നത്.

കൃഷിയെ അഹ് കൂടുതലാക്കുക എന്നതുമാത്രമല്ല

അതിനെ നടത്തണം എന്നാണ്

ആഹ് പിന്നെ പ്രധാനമായിട്ടും പറയാനുള്ളത്

റബ്ബർ പോലുള്ള കാർഷിക വിളകൾക്ക് വില കുറവാണ്.

ആഹ് വിലയെന്ന് പറയുന്നത് ഒരു

കിഴക്കൻ മേഖലകളിലേക്ക് പോകുമ്പോൾ ഇടുക്കി തുടങ്ങിയ മേഖലകളിലേക്ക് പോകുമ്പോ ഏലം

എൻഡോ കാസർഗോഡ് ഉണ്ടായ എൻഡോസൾഫാൻ ദുരന്തം

അവയുടെ ആ രാസനാശ ആ കീടനാശിനിയുടെ ഉപയോഗം മൂലം അനേകം പേർക്ക്

അഹ് നഷ്ടമായി കാണേണ്ട അതുകൊണ്ട് ഒരുപാട്

ഗുണമുണ്ടെന്ന് മനസ്സിലാക്കിക്കാൻ മനസ്സിലാക്കിയാൽ മാത്രമേയുള്ളൂ

താന്നോണ്ടിരിക്കുകയും കൃഷിയുടെ അളവ് കുറഞ്ഞു കൊണ്ടിരിക്കുകയും

പറഞ്ഞ കണക്ക് ഇന്ന് അക്ഷര നേരത്തെ പറഞ്ഞ കണക്ക് പഞ്ചാബിലൊക്കെ ചെറിയ സ്ഥലത്ത് പോലും കൃഷി

എന്നാ ഡൽഹിയിലെ അവസ്ഥ നോക്കിയാൽ കാണാം അവിടെ

അടിസ്ഥാന യോഗ്യമായ ഒരു കാര്യങ്ങളും അവിടെ

പ്രധാനമായും നഗരവത്കരണ രീതിയിലേക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്.

അതെ അങ്ങിനെ ഉള്ള അഹമ് അങ്ങിനെ ഉള്ള വല്യ വല്യ നഗരങ്ങളിൽ എപ്പോഴും പറ്റുന്നത് ഇത് തന്നെയാണ് കാരണം വായു മ വായും അതുപോലെ ജാലോം എല്ലാം മലിനമായി മലിനമായിക്കൊണ്ടിരിക്കേണ് കാരണം ഇതുപോലെ കൂടുതൽ ആഹ് സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ ആഹ്

അഹ് സർക്കാരിന് ഇതിന് മേലുള്ളൊരു കൃത്യമായ ഒരു ഇടപെടലുകൾ സമയ സമയാ സമയങ്ങൾ നടത്താത്തത് കൊണ്ടക്കൊക്കെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസൺ പറഞ്ഞ് വെച്ച പോലെ തന്നെ നമ്മൾ കൂടുതൽ ഏഹ് രാസവസ്തുക്കൾ ഈ കൃഷികൾക്ക് ഇപ്പൊ ഉപയോഗിച്ച് വരുന്നൊരു പ്രവണത ഉണ്ട് നമ്മുടെയൊക്കെ പഴയ കാലത്തേക്ക് തിരിഞ്ഞ് നോക്കിയാൽ ഇങ്ങനെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കില്ല കാരണം അവര് ഭയ അവരൊക്കെ ഭയങ്കര എന്തപറയ അഹ് പ്രകൃതിദത്തമായിട്ടുള്ള അഹ് കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങൾക്കും ഇപ്പൊ നമുക്ക് അറിയാം ഏഹ് ഇപ്പൊ ഏഹ്മ് എലികള് അങ്ങിനെ ഉള്ള സംഭവങ്ങളെ ഒക്കെ ഓടിക്കാൻ വേണ്ടിട്ട് അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളുണ്ട് ഈ പറിഞ്ഞ പോലെ രാസവസ്തുക്കൾ ഉപയോഗിച്ച ഒന്നും അല്ല ചാലുകെട്ടിം മറ്റും ഒക്കെ ആയിട്ട് ഓരോ അഹ് പ്രശ്നങ്ങള് വരുമ്പോഴും അതിനെ അവരുടേതായ രീതിയിൽ അവർ അതിനെ നേരിട്ടിരുന്നു എന്നാ ഇപ്പോഴത്തെ ഒരു ഇതിൽ നമ്മൾ ഏറ്റവും ചെറിയ എളുപ്പ മാർഗം ഉപയോഗിച്ചിട്ട് എങ്ങിനെ കൂടുതൽ ഉൽപാദനം ഉണ്ടാകാം എന്നുള്ളൊരു മാനസികാവസ്ഥയാണ് ധാരാളമായി രാസ വസ്തുക്കളും മറ്റും കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉള്ള അധിക ഉപയോഗം കൊണ്ട് അഹ് നമ്മുടെ തന്നെ ആരോഗ്യം ആണ് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് നമ്മൾ ഇതൊക്കെ നമ്മൾ ഇതൊക്കെ പൈസ കൊടുത്ത് മേടിക്കും നമ്മളിത് കഴിക്കും കാരണം നമുക്ക് സ്വന്തമായിട്ട് വീട്ടില് ഈഹ് ഇതൊന്നും വച്ച് നടത്താൻ ഉള്ള സമയമോ അല്ലങ്കി അതിനോടുള്ള ഒരു ആഹ്മ് ആവശ്യമോ ഒന്നും ഇല്ല അപ്പൊ ഞാൻ പറയാണെങ്കി ഇതിന് മുന്നേം നമ്മുടെ സർക്കാർ തലത്തിൽ ഇതിനെ പദ്ധധികളൊക്കെ കൊണ്ട് വന്നിരുന്നു അതായത് നമ്മക്ക് വീട്ടിലേക്ക് വേണ്ട അടുക്കളയിലേക്ക് വേണ്ട പച്ചക്കറിൾ നമ്മടെ ആ ഒരു ചെറിയ സ്ഥലത്ത്.അത് എത്ര ആണെന്നുള്ളതല്ല അത് എത്ര ചെറുതാണെങ്കിലും അതിനുള്ളിൽ വെച്ച് തന്നെ നമ്മള് നട്ട് വളർത്താൻ നോക്കെ അങ്ങിനെ ഉള്ള കാര്യങ്ങൾ ഒക്കെ അപ്പൊ നമുക്ക് ആഹ് കാർഷിക സംസ്കാരവും ഒരുമിച്ച് കൊണ്ടൊവാം അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള ഭക്ഷണവും ആരോഗ്യമുള്ളൊരു പ്രകൃതിയും ഒക്കെ നമുക്കുണ്ടാകും